ഏത്?

അത് മൂ എനിക്കറിയില്ല. ഞങ്ങള് മറ്റേ ഇത് കണ്ടു. മറ്റേ നമ്മുടെ നമ്മുടെ ഞങ്ങള് മൂന്നാറ് കഴിഞ്ഞിട്ട് ഒരു ടോപ്പ് ഹില്‍ ടോപ്പ് ഉണ്ട്. ഒരു ടോപ്പ് ചെയ്യുന്നേ. അതായത് ചൊരോക്കെ കേറി പോവുക. അവിടെ അങ്ങനെ കോട മൂടിട്ടു പിന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് തമിഴ് നാടിന്‍റെ അതിർത്തി ഒക്കെ കാണാൻ പറ്റും. ആഹ് തേനി തേനി, കമ്പം ആഹ് അത് തന്നെ. അങ്ങനെ കൊറെ കണ്ടു. ആഹ് മറ്റേ അവിടെ എന്തോ ഒരു സ്ഥലമുണ്ട്. മറ്റേ എനിക്കത് ഓർമ്മയില്ല ട്രക്കിംഗ് ട്രെക്ക്യ്തു പോണം അങ്ങോട്ട്‌. ട്രക്കിന്‍റെ കൊറേ ട്രക്കിംഗ് ഏരിയ ഒക്കെ കൊറേ ഒണ്ട്. കാരണം ഓഫ് റോഡ്‌ കൊറേ റോഡ്ണ്ടായി. എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി ആയിരുന്നു. ഞങ്ങളിങ്ങനെ പിന്നെ ഞാന്‍ ഉമ്മാന്‍റെ വീടിന്‍റെ ഞങ്ങള് ഇങ്ങനെ എടയ്ക്കിടയ്ക്ക്‌ ഓരോ കൊല്ലം എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ടൂറ് പോകും. ഓ, ഓ, ഒ. അത് എല്ലാം കൊല്ലം പോവും. അതെ അതെ ഞങ്ങൾ ഇക്കൊല്ലംഡിസംബറില്‍ പോകണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ പറ്റിയില്ല. ഏർ ഇത്തവണ പറ്റിയില്ല. ഞങ്ങള്‍ അധികവും എല്ലാ കൊല്ലവും പോയിട്ടുണ്ട്. ഞങ്ങള്‍ ഏറ്റവും ആദ്യം പോയത് മറ്റേ ഒരു വട്ടം ഇടുക്കി ഇടുക്കി അല്ല ഊട്ടി പോയിട്ടുണ്ട്. ഏറ്റവും ആദ്യം. രണ്ടുമൂന്നു വട്ടമേ ആയിട്ടുള്ളൂ. ആദ്യത്തെ തവണ ഇടു ഊട്ടി. അതുപോലെ രണ്ടാമത് ഞങ്ങള് പോയത് ആലപ്പുഴ ഒന്ന് പോയി ഹൗസ് ബോട്ടില് കയറാന്.

ഓ, അതുശരി. ഹൗസ് ബോട്ടില് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. രണ്ടു ദിവസം എത്ര ദിവസം ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടില്. ഞങ്ങള് അങ്ങനെ ഹൗസ് ബോട്ടില് അങ്ങനെ ദിവസങ്ങളൊന്നും ആയില്ല. ഒരു ഞങ്ങള്‍ ഏകദേശം എട്ടുമണിക്കൂറോളം അല്ല ആറു മണിക്കൂറോളം അതില്‍ ചെലവഴിച്ചു. ഏകദേശം ഞങ്ങള് ഇവിടുന്നു ഒരു ചെറിയ ബസ് എടുത്തിട്ടു പോയി. ഉമ്മാന്‍റെ വീട്ടീന്ന് ഈ പറയുന്ന ആള്‍ക്കാരെല്ലാരും കൂടീട്ടു തന്നെ.

ചൂണ്ടയിലിട്ടിട്ട് മീൻ പിടിക്കാ. അപ്പോ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആഹ് ചൂണ്ടയിലിട്ടിട്ട് മീനൊക്കെ കിട്ടിയോ? ഇല്ല ഇല്ല കാരണം ഞങ്ങക്ക് മീ അതിൽ കൊറേ മീനുണ്ടായിരുന്നു. കാരണം നമ്മള് ഈ കഴിച്ച കഴിച്ചതിന്‍റെ പിന്നെ ഹൗസ് ബോട്ട് നിന്ന് നമ്മൾ കഴിച്ച ഫുഡിന്‍റെ ഒക്കെ വേസ്റ്റ് നേരെ കായലിലേക്ക് കൊടുക്കും. അങ്ങനെ അതൊക്കെ തിന്നിട്ടു കണ്ടമാനം മീനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചൂണ്ടയിൽ ഇട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അവര് ഞങ്ങക്ക് തോന്നുന്നു. അവരെല്ലാം നല്ല എക്സ്പെര്‍ട്ട് ആൾക്കാരാണ് എന്ന് തോന്നുന്നു. അവരൊക്കെ ഇടുന്നു, മീൻ കൊത്തുന്നു, കയറ്റുന്നു. അങ്ങനെയായിരുന്നു. ഹാ, അത് ശരി. ഇത് അതൊക്കെ എക്സ്പീരിയന്‍സ് ആണ് ലൈഫില്. ഒരു വട്ടമെങ്കിലും അതൊക്കെ നമ്മള് എന്തു ചെയ്യണം. അത് എക്സ്പീരി ആ എക്സ് അത് ഹൗസ് ബോട്ട് അതുപോലെ തന്നെ. ട്രിവാന്‍ഡ്രം പോയിട്ടുണ്ടോ? തിരുവനന്തപുരം ഞാൻ അങ്ങനെ വീട്ടിന്ന് പോയിട്ടില്ല. ഞാനെന്‍റെ പിന്നെ നാട്ടിലെ കുറച്ച് ആള്‍ക്കാരുണ്ട്. കാക്കുമാരൊണ്ട്. അവരുടെ കൂടെ പോയിട്ടുണ്ട്.

ഉം കൊറെ സംഭവങ്ങൾ ഒക്കെണ്ടല്ലോ കൊട്ടാരങ്ങളൊക്കെ. അതെ അതെ ഞങ്ങൾ അവിടെ അവിടെ പോയി കണ്ടത് മറ്റേ ബീമാ പള്ളി പോയി. ആണല്ലേ. അത് ശരി ശരി. ബീമാ പള്ളി പോയി അല്ലേ. അതെ അതെ നിങ്ങൾ എവിടെയൊക്കെയാ പോയിട്ടുള്ളത്? ആ ഞാനും ഇതേ ഒക്കെ സ്ഥലങ്ങൾ തന്നെയാണ്. നിങ്ങള് പറഞ്ഞമാതിരി ഇടുക്കി, മൂന്നാറ്. ഇപ്പോ പത്തനംതിട്ട ഗവിയില്‍ പോയിട്ടില്ല. അവിടെ പോകാൻ ഒക്കെ നമുക്ക് ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ഏർ കൊറെ മുമ്പ്. ഇപ്പം ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇടുക്കി പോയിട്ടുണ്ട്. ഇടുക്കീല് കുരിശുമല അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ ഹില്‍ ടോപ്പ് ആഹ് മൂന്നാറ് ആഹ് മൂന്നാറ് ഹില്‍ ടോപ്പിന്‍റെ അവിടെ ഇങ്ങനെ ഒരു ജയിസേട്ടന്‍ എന്നു പറഞ്ഞ ഒരാളുണ്ട്. മൂ മൂപ്പര് ഏർ ഒരു അച്ചായനാണ്. മൂപ്പര് അവിടെ എന്താച്ചു കഴിഞ്ഞാല് രണ്ടു റൂം ഉള്ള വീടാണ്. ഓകെ.

നോര്‍മല്‍ സാദാ കഞ്ഞി പാല്‍കഞ്ഞി ഉണ്ടാവും. പിന്നെ അതുപോലെ അതിലേക്ക് ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള ഒരു ഫുഡ് ഒക്കെയാ. നല്ല രസാണ് അവിടത്തെ ഫുഡ് പിന്നെ ചപ്പാത്തി, കറി. അവിടെ നല്ല രസാണ്. പുള്ളീന്‍റെ അവിടെ അങ്ങനെ. ഞങ്ങള് എപ്പഴും മൂന്നാറ് പോകുമ്പോ ജയിസേട്ടന്‍ ഒക്കെയാണ് പോയി കാണാറ്. മൂന്നാറില്‍ ഒരു എക്സിപീരിയന്‍സ് പറഞ്ഞാൽ സത്യത്തിൽ അതാണ്. മുപ്പരത്ത് പോവും. അങ്ങനെയാണ് എപ്പോഴും പോയിരുന്നത്.

വാഗമണ്‍ അത് റൂട്ട് ആണ് അങ്ങനെ. അപ്പോ അങ്ങനെ പോയി പോന്നിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നെ ട്രിവാന്‍ഡ്രം അങ്ങനെ അവിടെത്തന്നെ മെയിന്‍ ആയിട്ടുള്ളത്‌ ആയിട്ടുള്ളത് കൊല്ലം ആ ഭാഗം അങ്ങനെയൊക്കെ തന്നെ ഒള്ളൂ. പ്രത്യേകിച്ചിട്ടു ഇപ്പം എന്താ? ആഹ് അങ്ങനെ അല്ലേ?

പിന്നെ പോകാൻ ആഗ്രഹമുള്ള മറ്റൊരു സ്ഥലമാണ് ലക്ഷദ്വീപ്. കാരണം എന്തെന്ന് വച്ചാല്‍ അവിടേക്ക് പോവുമ്പോ അവിടത്തെ ഒരാളുടെ അനുവാദം വേണം എന്ന് കേട്ടു അതിന്.

അതെ അതെ അതേ public transport പൊതു ഗതാഗതം മാത്രേ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ എന്തൊക്കെയാ റൂള്‍ ഞാന്‍ കേട്ടു. ഞങ്ങള് വീട്ടീന്ന് പിന്നെ അതുപോലെങ്ങനെ വീട്ടീന്ന് എല്ലാവരും കൂടീട്ടു യാത്ര ചെയ്യാന്‍ ഞങ്ങള്‍ പ്ലാന്‍ ഇട്ടപ്പോള്‍

ഓ, അതാണ് അതിനകത്ത് അങ്ങനെത്തെ കൊറച്ചു എന്ന് വച്ചാല് ഒന്നുമില്ല എന്തേലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടാവും. സര്‍ക്കാര് ഇത് നോക്കി അല്ലേലും അവിടെ ചെലപ്പോ ആകെ എന്തു ചെയ്യും കൊളമാവും.

അതെയതെ. അങ്ങനെ ആവാന്‍ ചാന്‍സ് ഉണ്ട്. ചെലപ്പോ ഗവണ്മെന്‍റിന്‍റെ എന്തെങ്കിലും നിയന്ത്രണമായിരിക്കാം. എന്തേലോ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത് ഇനി അടുത്തത് ലക്ഷദ്വീപ്‌ എനിക്ക് പോകാന്‍ ആഗ്രഹണ്ട്.

അത് ശരിയാണ്. അവിടെ പക്ഷെ അവിടെ നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അവിടേക്ക് പോകാന്

ഞാന്‍ കേട്ടു അത്. നമുക്ക് അവിടത്തെ ഏതോ ഒരാളുടെ അനുവാദം വേണം എന്നും അങ്ങനെ എന്തൊക്കെയോ നമ്മടവിടെ കൊച്ചീന്ന് കപ്പലുണ്ട്. ഏകദേശം നാലോ, മൂന്നോ അഞ്ചോ മണിക്കൂര്‍ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാമെന്ന് തോന്നുന്നു. ആഹ് അതെ അതേ ആഹ്

ഏകദേശം ഇനി നാളെ ഏകദേശം നാളെ ഒരു രാത്രിയോടെ തിരിച്ച് പോരും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ചെലപ്പോ പ്ലാന്‍ മാറ്റുമോ എന്നറിയില്ല. പിന്നെ ഞങ്ങള് ഇതേ മാതിരി പിന്നെ മൂന്ന് രാത്രി, രണ്ട് പകല് അങ്ങനെ പ്ലാന്‍ ആണ് പോയിരുന്നത്. അപ്പോ അങ്ങനെയാണെങ്കില് ഏകദേശം പിന്നെ ഇന്ന് രാത്രിയോടെ തിരിച്ചുപോരും അങ്ങോട്ട്.

അപ്പൊ എന്തായാലും നാട്ടില്‍ വന്നിട്ട് കാണാം. ഞാനൊന്നു വേറെ ഒരു കാര്യത്തിനു കാണണം എന്ന് വിചാരിച്ചിട്ടാ വിളിച്ചത്. അപ്പൊ ഇനി എന്തായാലും ഇനി നാട്ടില്‍ എത്തിയിട്ട് മീറ്റ്‌ ചെയ്യാം. ഓകേ. ഓകേ, ഒകെ ഞാന് ഏകദേശം നാളെ രാവിലെ എത്തും. പിന്നെ ക്ഷീണം ഒക്കെ മാറീട്ട് ഞാന്‍ എന്നാ അങ്ങോട്ട്‌ വിളിക്കാം, ഓകെ എന്നാ. ഓകെ, ഒകെ താങ്ക് യു

നമസ്കാരം, ഇന്ന് നമ്മള്‍ സംസാരിക്കാന്‍ പോകുന്നത് കാലാവസ്ഥയെ കുറിച്ചാണ്. സംസ്ഥാനത്ത് രണ്ട് ജില്ലകളില്‍ ഇടയില്‍, ഇടിയോടു കൂടിയുള്ള കനത്ത മഴക്ക് സാധ്യത. കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൂവള്ളിയില്‍ കുവൈത്ത്മഴക്കൊപ്പം എത്തി, ആലപ്പുഴയിലും അത്ഭുത കാഴ്ചയിലും അമ്പരന്ന് കുവൈത്ത്കള്‍. വടക്കന്‍ കേരളത്തില്‍ ശക്തമായ മഴക്ക് സാധ്യത പതിനൊന്നു ജില്ലകളില്‍ ഇതോടെ alert പ്രഖ്യാപിച്ചു. മാന്‍ഡോസ് ചുഴലിക്കാറ്റ് തമിഴ്നാട്ടില്‍ ഇന്നും ഇന്നും മഴ തുടരും. സംസ്ഥാനത്ത് കനത്ത മാന്‍ഡോസ് ചുഴലിക്കാറ്റ് ശക്തിയായി പ്രാപിക്കും. തീവ്രച്ചുഴലികാറ്റിനായി വരും ദിവസങ്ങളിലും മഴ കനത്തു വന്നിരിക്കുകയാണ്. മഴയുടെ ശക്തമായ ഇടിമിന്നലും കാറ്റും സമ്മര്‍ദ്ദമായി ന്യൂനമര്‍ദ്ദങ്ങള്‍ സൃഷ്ട്ടിച്ചു കൊണ്ടിരിക്കുന്നു. മഴയില്ലെങ്കില്‍

തമിഴ്നാട്ടിലും ശക്തമായ മഴ മുന്നറിയിപ്പ് കേരളത്തില്‍ തുലാവര്‍ഷത്തെ മഴ ശക്തമാകും. കാലാവസ്ഥ നിരീക്ഷണത്തില്‍ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബംഗാള്‍ ഉള്‍ക്കടലില്‍ ന്യൂനമര്‍ദ്ദം ചുഴലിക്കാറ്റായി മാറാന്‍ സാധ്യത മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴക്ക് സാധ്യത. അഞ്ച് ജില്ലകളിൽ നാല് yellow alert ആന്ധ്രാ തീരത്ത്‌, ച ചക്രവാത ചുഴലികാറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെടുത്തിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപെടുന്നങ്ങളില്‍ ശക്തമായ മഴക്ക് സാധ്യത. ഏഴ് ജില്ലകളില്‍ yellow alert. ചക്രവാത ചുഴലി ചുഴലികാറ്റ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപെട്ട ശശക്തമായ മഴയ്ക്ക് സാധ്യത.

മീനങ്ങാടിയില്‍ road ലിച്ചു പോയി. കൊച്ചി നഗരം മാത്രമല്ല പറവൂരും ഒറ്റ മഴയില്‍ വെള്ളത്തിനടിയിലായി വ്യാപകമായ പരാതി. കൊച്ചി നഗരത്തില്‍ വെള്ളത്തില്‍ മുങ്ങി വാഹനങ്ങള്‍ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ അവധി.

മഴയില്‍ മുങ്ങി ബംഗളൂരുവിനെ മൈസൂര്‍ road. drainage സംവിധാനം വന്‍ പരാചയം. bus ള്‍പ്പെടെ വെള്ളത്തില്‍. കുറെ പേര്‍ ഉള്‍പെട്ട ഒരു കുടുംബത്തിലെ അഞ്ചുപേര്‍ മരിച്ചു. മരിച്ചവര്‍ അഞ്ചു വയസ്സുകാരന്‍ തൊതൊടുപുഴ കുടയില്‍ ഉള്‍പ്പെടുന്ന ഉരുള്‍പൊട്ടല്‍ വീടൊലിച്ചു പോയി.

പാകിസ്ഥാന്‍ പ്രളയം മരണമായിരുന്നു കാരണം ആയിരം കടന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സര്‍ക്കാര്‍. സുഹൈല്‍ നക്ഷത്രം കണ്ടാല്‍ മഴ പെയ്യുമോ? ഗള്‍ഫില്‍ അപൂര്‍വ്വ കാഴ്ച്ച.

പണികിട്ടിയത് കാലാവസ്ഥ ഉദ്യോഗസ്ഥന്മാര്‍ക്ക്. മഴ നെങ്കിലും പ്രളയ സമ്മാനം, സാഹചര്യം ബാധിക്കപ്പെട്ടത് ഒന്‍പതു ലക്ഷം പേര്‍. മുപ്പത്തെട്ടു പേര്‍ മരിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് സാധ്യത. അരുവിക്കര dam ന്റെ shutter കള്‍ ഉയര്‍ത്തി. മേഘവിസ്ഫോടനം. ഹിമാചല്‍ ഹിമാചല്‍ പ്രദേശ്‌ ഇരുപത്തിരണ്ടു മരണം.

ബംഗാള്‍ ഉള്‍ക്കടലില്‍ ന്യൂനമര്‍ദ്ദത്തിനു സാധ്യത ശക്തമായ മഴ അതിജീവന ജാഗ്രത.

ഉള്‍പെട്ടാല്‍ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളില്‍ അതിശക്തമായ മഴ. മുല്ലപ്പെരിയാര്‍ dam തുറന്നു വിടാനുള്ള ഹര്‍ജി

ഇടിയോടു കൂടിയ മഴയ്ക്ക്‌ സാധ്യത. vaccum regulator bridge നിര്‍മ്മാണം. അഞ്ചരക്കണ്ടി, പ്രദേശങ്ങളില്‍ വെള്ളമിറങ്ങി. കാലാവര്‍ഷ കള്‍ പൊറുതിമുട്ടി വയനാട്.

പ്രളയ ബാധിതയില്‍ ജില്ലകള്‍ വെള്ളത്തിനടിയില്‍. മരണം, നൂറ്റി തൊണ്ണൂറ്. ചക്രവാത രത്തില്‍ ചൊവ്വാഴ്ച്ച വരെ. പതിനൊന്നു ജില്ലകളില്‍ yellow alert. dam കളില്‍ നിറയുന്നു കനത്ത മഴ കണക്കം dam തുറന്നു. കോഴിക്കോട് നാശ നഷ്ട്ടത്തില്‍. കേരളത്തില്‍ അധികം മഴ ഉണ്ടാകില്ല. july പതിമൂന്നിന് ശേഷം മഴ സജീവമായി K രാജന്‍, ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ ഈ ജില്ലകളില്‍ orange alert. കേരളത്തില്‍ കനത്ത മഴയ്ക്ക് സാധ്യത, മഴ മുന്നറിയിപ്പില്‍ മാറ്റം. പുതിയ നിര്‍ദ്ദേശങ്ങള്‍

ശക്തമായ മഴയ്ക്ക് സാധ്യത. മല്‍ത്സ്യ ബന്ധനത്തിന് വിലക്ക്. കേരളത്തില്‍ മഴ ജാഗ്രത കനത്തു. പത്തു ജില്ലകളില്‍ yellow alert, മത്സ്യബന്ധനത്തിന് മായിരിക്കും. സംസ്ഥാനത്ത് ഒറ്റപെട് ശക്തമായ മഴയ്ക്ക് സാധ്യത. നാലു ജില്ലകളില്‍ yellow alert. ഒറ്റപ്പെടുത്തിയ ശക്തമായ മഴയ്ക്ക് സാധ്യത പതിനൊന്നു ജില്ലകളില്‍ yellow alert. വ്യാഴാഴ്ച്ച വരെ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒന്‍പതു ജില്ലകളില്‍ yellow alert പ്രഖ്യാപിച്ച് പിണറായി വിജയന്‍. കാലാവര്‍ഷത്തില്‍ നദിയില്‍ മണ്ണില്‍ മണല്‍ വാരല്‍ നടന്നില്ല. കളിലും നാശ നഷ്ട്ടം. കേരളത്തില്‍ ഇന്നും മഴ കനക്കും. ശക്തമായ കാറ്റ്, മത്സ്യബന്ധനത്തിന് വിലക്ക്. എട്ട് ജില്ലകളിലെല്ലാം yellow alert. ഉത്തരേന്ത്യയില്‍ മഴ അടുത്ത അഞ്ചു ദിവസത്തേക്ക് ഉഷ്ണതര ഉണ്ടാവില്ലെന്ന്. മായി വന്നാല്‍ വെള്ളച്ചാട്ടങ്ങളോടും ഒരു തടി കിട്ടി. ചിന്നക്കന്‍ മേഖല, കേരളത്തില്‍ ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മുന്നറിയിപ്പില്‍ സര്‍ക്കാര്‍. മഴ മുന്നറിയിപ്പില്‍ വീണ്ടും മാറ്റം. നാലു ജില്ലകളില്‍, അടുത്ത മണിക്കൂര്‍ കനത്ത മഴയ്ക്ക് സാധ്യത. എട്ട് ജില്ലകളില്‍ yellow alert കേരളത്തില്‍ എങ്ങും കനത്ത മഴ. പുതിയ മുന്നറിയിപ്പുകള്‍.

കൂടുതല്‍ വീണാ ജോര്‍ജ്. ഭക്ഷ്യസാധനങ്ങള്‍ തീര്‍ന്നു ആസ്സാമ്മിലെ പ്രളയ ബാധിതാ ഗ്രാമങ്ങളില്‍ രക്ഷാപ്രവര്‍ത്തനം നല്‍കുന്നു. പത്തനംതിട്ടകളില്‍ കഴിഞ്ഞ ഇരുപത്തിനാലു മണിക്കൂര്‍ രേഖപ്പെടുത്തിയ ശരാശരി ഇരുപത്തെട്ട് millimeter മഴ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും orange, orange alert പ്രഖ്യാപിച്ചു. തകര്‍ത്ത് പെയ്ത മഴയില്‍ പ്രതീക്ഷയില്ലാതെ അഞ്ചാം ദിനവും തകര്‍ത്ത് മഴ. വ്യാപകമായ നാശനഷ്ട്ടം വീടുകളില്‍ വെള്ളം കയറി. ബംഗ്ലൂരില്‍ കനത്ത മഴ, വെള്ളപ്പൊക്കം രണ്ടു തൊഴിലാളികള്‍ മരിച്ചു വൈദ്യുതി ഇല്ലാത്ത മരണം.

നിക്കൊബാറില്‍ ദ്വീപുകളില്‍ monsoon എത്തി. കേരളത്തില്‍ മഴ കനക്കും. ചുട്ടുപൊള്ളി ഉത്തരേന്ത്യ ആസ്സാമിലും പ്രളയം കേരളത്തില്‍ red alert. ദക്ഷിണ ഇന്ത്യയിൽ കോഴിക്കോടും, എറണാകുളവും ഉള്‍പ്പെടുന്ന ആറു ജില്ലകളില്‍ red alert. ഡല്‍ഹിയില്‍ വീണ്ടും ഉഷ്ണ തരംഗം. ഇതുവരെ ഇതുവരെ റിപ്പോര്‍ട്ട്‌ ചെയ്തത് നന്ദി.